അതെ. സുഖമായിട്ട് ഇരിക്കുന്നു. അവിടെയൊക്കെ എന്തുണ്ട് വിശേഷം?

അതെ. എനിക്ക് ഒരുപാട് ഇഷ് ഇഷ്ടമാണ് ഭക്ഷണങ്ങളൊക്കെ.

എനിക്ക് ഏഹ് കൂടുതലും വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ക് ഏഹ് ഇഷ്ടമാണ്. എനിക്ക് പുട്ട്, കടല, ഇഡലി അങ്ങനെയുള്ള ഭക്ഷണങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അതെയല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറെകുറെ ആൾകാർ പുറത്തുള്ള ഭക്ഷണങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീട്ടിലെ ഭക്ഷണം തന്നെ ഇഷ്ടപ്പെടുകയെന്ന് പറയുമ്പോൾ ആരോഗ്യകരം കൂടിയാണ്. അല്ലെ?

അതെ. അതെ. നമ്മൾ എല്ലാ കാര്യത്തിലും ആരോഗ്യത്തിനാണ് മുൻഗണന കൊടുക്കാറ്. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ള ഔഷധം കൂടിയല്ലേ. അപ്പോൾ നമ്മൾ രുചി മാത്രം എപ്പോഴും അ മുന്നിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നത് നമുക്ക് പറയാൻ പറ്റില്ല.

അതുകൊണ്ട് നമ്മൾ അ ഏഹ് രുചിയിൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യത്തിനും മുൻഗണന കൊടുത്തിട്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കാറ്. അതെയല്ലേ. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട് അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ട ഒരു തീരുമാനം കൂടിയാണ്.

അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ നല്ല ആരോഗ്യത്തിന് നമ്മൾ നല്ല സമീകൃതമായ ആഹാരം തന്നെയാണ് കഴിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും അവർക്ക് പുറത്തെ ഭക്ഷണം തന്നെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ജീവിതശൈലി തന്നെ ആകെ മാറി മറിഞ്ഞല്ലേ? പണ്ട് കാലത്തൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമായിരുന്നു കഴിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മിക്ക ഉള്ളവരും വീട്ടിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്നു. അതുപോലെ നമ്മൾ പല സാങ്കേതിക

വിദ്യകളൊക്കെയുണ്ട്. അത് വഴി ആഹാരങ്ങൾ പുറത്തു നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ജീവിതശൈലിയിലൂടെ നമുക്ക് അല്ല ഇങ്ങനെ ജീവിതശൈലി നമുക്ക് നല്ലതാണോ? പുറത്തെ ഭക്ഷണം. നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം അത് നല്ലതാണ്. അല്ലാതെ അതൊരു സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ പുറത്തെ ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല തരം അസുഖങ്ങളിൽ ചെന്ന് പിടിപെടുവാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ഒരു ആരോഗ്യപരമായ ഒരു നീക്കം

അതെ. അതെ. നമ്മൾക്ക് അമിത വണ്ണം വരാൻ അഹ് സാധ്യതയുണ്ട്. അതേ കണക്ക് തന്നെ പ്രമേഹം, ഹൃദയ ഹൃദ്ര രോഗങ്ങൾ ആഹ് അർബുദം, അസ്ഥിക്ഷയം അതേപോലെ ദന്തരോഗങ്ങൾ അങ്ങനെയുള്ള പല രോഗങ്ങളും നമ്മൾക്ക് ഏഹ് ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ.

പോരാത്തതിന് വ്യായാമത്തിന്റെ കുറവും കൂടി ഒരു ഓരു കാര്യമാണ്. അല്ലെ? പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും വ്യായാമവുമില്ലാതെ ഇരിക്കുന്നത്.

അതെ. അപ്പോൾ ഏഹ് ഇന്നത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം പറഞ്ഞാലും മുതിർന്നവരുടെ കാര്യം പറഞ്ഞാലും ഇന്ന് കൂടുതലും ആൾക്കാർക്ക് ഈ മധുരം അല്ലെങ്കിൽ ഉപ്പ് കൂടിയതൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം.

എന്നാൽ അത് വളരെയധികം അനാരോഗ്യവുമാണ്. അപ്പോൾ എന്തൊക്കെ തരം ഏഹ് ആഹാരരീതികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മൾ ഏഹ് ദിവസവും അല്ലെങ്കിലും ആഴ്ചയിൽ ഒരുവട്ടമെങ്കിലും മാംസം, മുട്ട, മൽസ്യം അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഏഹ് പരിപ്പ്, കടല അങ്ങനെയുള്ള ആഹാരങ്ങൾ കുറച്ചും കൂടെ നമ്മൾ തോനെ കഴിക്കുകയാണെങ്കിൽ ഏഹ് നമ്മൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് നമ്മൾ കുഞ്ഞുന്നാളിലേ കൊടുക്കുന്നത്. ഈ കുഞ്ഞുകുട്ടികൾക്ക് നമ്മൾ അമൃതം പൊടി കൊടുക്കില്ലേ? അത് തന്നെ മൊത്തവും ഈ ധാന്യങ്ങളൊക്കെ പൊടിച്ച്

ഒരു കുറുക്ക് പോലെയാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തോനെ നമ്മൾ കഴിക്കണം. ഈ എരിവും ഏഹ് ഏഹ് എരിവല്ല ഈ ഉപ്പും മധുരവുമൊക്കെ നമ്മൾ തോനെ കഴിച്ചാൽ നമ്മളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതെ. അതെ. അതുപോലെ ഇപ്പോൾ നമ്മൾ കോവിഡ് കാലഘട്ടം ഇതിന് ഏറേ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലെ? കാരണം കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ പലരും ഏഹ് പുതിയ പുതിയ ഭക്ഷണരീതികൾ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്.

അത്തരത്തിൽ താങ്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നേ. കോവിഡ് കാലഘട്ടത്തിലാണ് മൊത്തവും നമ്മൾക്ക് പുറത്ത് പോയി ഒന്ന് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുത്തിച്ച് കഴിക്കാനോ ഒന്നും കഴിയാതില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ഓരോ പൊടിക്കൈകളും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത പല പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു.

അതെയല്ലേ. അതെ. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ രുചികരാമായ വിഭവങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ബ് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിച്ച് ഏഹ് പരീക്ഷിക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ ഈ പ്രതിരോധശേഷിയെ വരെ ഇത് ബാധിച്ചേൽക്കാം. നല്ല ഭക്ഷണം അല്ലാത്തത്. നമ്മൾ പുറത്തു നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കുട്ടികളെ പ്രധിരോധ ഏഹ് ശേഷിക്കുറവ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കണം.